തന്നെയല്ലേ ആഹ് ക്ലാസ് ഒന്നും clear ആവൂല പിന്നെ നമ്മൾ oil and gas പറയുമ്പോ എങ്ങനത്തെ ജോലിയാണ് വരുന്നത് അതായത് ഞമ്മള് മറ്റേ ഷിപ്പിൽ ജോലിയുണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ work കൾ ഒക്കെ ആഹ് അങ്ങനെയുള്ള

ആഹ് starting കേറുമ്പോൾ risk ഉണ്ടാവും പിന്നീട് മറ്റേ salary കൂടും starting നാല്പതിനായിരം റുപ്യാ ആണ് salary എന്ന് പറയണത് കേട്ടത്.

ആഹ് starting നാല്പതാണ് പിന്നെ ഏറ്റോം മറ്റേ front ൽ എത്തി കഴിഞ്ഞാൽ

ആഹ് മറ്റേ നാല്പത്തൊക്കെ starting തന്നെ കിട്ടുകയാണെങ്കിൽ വലിയ ഒരു salary തന്നെയാണല്ലോ കാരണം freshers ന് തന്നെ നാല്പതു നമ്മളൊക്കെ വേറെ എത്ര ജോലിയെടുത്താലും ഇരുപതു ഇരുപത്തിയഞ്ചെ starting starting രണ്ടര മൂന്ന് റുപ്യാ ആണെന്ന് പറയണ കേട്ടിരുന്നു. ആഹ് കൊഴപ്പമില്ലാത്ത salary ഉണ്ട് ആഹ് നിങ്ങൾ മറ്റേ പത്താം ക്ലാസ്സൊക്കെ എങ്ങനെയാ full a plus ആണോ അതോ ഇല്ല full a plus ഒന്നും ഇല്ല കൊഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു ആഹ്

കോമേഴ്‌സ് ആയിരുന്നു

b com ചെയ്തു ഞാൻ അവിടെ മറ്റേ ഞങ്ങടെ പള്ളീലത്തെ രണ്ടു ചെക്കന്മാർ വരുന്നുണ്ട്. ഏർ മറ്റേ ഡിഗ്രിയോ അതോ

എന്താ പേര് ഈ വര്ഷം ആയിരുന്നു?

തന്നെയല്ലേ ആഹ് ഇനി third year

ഞാൻ third year കഴിഞ്ഞു

ഉം നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്? ആഹ് ഞമ്മള് ഒരടുത്തു പഠിച്ചതാണ് പള്ളിയിൽ ഒരിടത്തു പഠിച്ചതാണ് തന്നെയല്ലേ ആഹ് ഇനിയിപ്പോ നിങ്ങൾ മറ്റേ അവിടെ ആഹ് എൽ പി സ്കൂളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു

എൽ പി സ്കൂളല്ലേ?

എങ്ങനയൊക്കെയുണ്ടായിരുന്നു അവിടത്തെ friends ഒക്കെ ചുറ്റി കളിച്ചാനും അങ്ങനെയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവിടെ അന്നത്തെ friends പറഞ്ഞുകഴിഞ്ഞാൽ മറ്റേ കുറച്ചു ആ ഭാഗത്തിലുള്ള കുറച്ചു ചെക്കന്മാർ ഉണ്ടായിരുന്നു കമ്പനി പിന്നെ ഇവിടെ അവിടത്തെ കുറച്ചു കമ്പനികൾ ഒക്കെയുണ്ടായിരുന്നു. ആഹ്

ആഹ് ടീച്ചർ എന്തൊക്കെ പറഞ്ഞു?

പോയില്ലേ ഇല്ല ചായ കുടിക്കാൻ കേറീല അപ്പോഴത്തേക്ക് ഞങ്ങൾ പൊന്നു

അല്ല അല്ല ആ സ്കൂളിൽ ഞാൻ പഠിച്ച സമയത്തു ആ സ്കൂളിൽ ഏറ്റവും ഒരു neat ആയിട്ടുള്ള ടീച്ചർ ഉണ്ടെങ്കിൽ ടീച്ചർമാർ ഞാൻ എൽ പി മറ്റേ പഠിക്കുമ്പോഴേ

എനിക്കിങ്ങനെ ഓർമയുണ്ട് എനിക്ക് ഒന്നാം ക്ലാസിലെ ടീച്ചർ ഒരു സുഗതകുമാരി സൂര്യകുമാരിയാണ് ടീച്ചർ അത്യാവശ്യം കുറച്ചു വയസായ ടീച്ചർ ആയിരുന്നു.

അത്യാവശ്യം അടിപൊളി ടീച്ചർ ആയിരുന്നു നിക്കുമ്പോ കരയുക ഒക്കെ ചെയ്യുമായിരുന്നു ഉമ്മാനെ കാണാനായിട്ട് ഒക്കെ കരഞ്ഞിരുന്നു ഒന്നാണ് ക്ലാസിൽ വെച്ചിട്ട് അത് എനിക്ക് ഇപ്പഴും ഓർമയുണ്ട്.

എൽ പി സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടൊന്നും ഇല്ല ഞാനും അന്ന് എന്റെയൊരു മാമ മാഷായിട്ട് മാമാനല്ല ഒരു ബന്ധുവാണ് അടുത്ത ബന്ധുവാണ്.

മൂപ്പർ ഇങ്ങനെ ടൂർ കൊണ്ടുപോവുക പിന്നെ ഒന്നിന്നും രണ്ടീന്നും മൂന്നിന്നും നാലിൽനിന്നും ടൂർ കൊണ്ട് പോവും അതായത് പരിചയത്തിൽ ഒരാൾ ഉണ്ടായതുകൊണ്ട് ധൈര്യമായിട്ട് അതെ ധൈര്യമായി കൊണ്ടുപോയി മൂപ്പർ എന്നെ കൊണ്ടുപോയി ഞങ്ങൾ അവിടെന്നു ആഹ് അന്നൊക്കെ ചെറിയ ട്രിപ്പുകൾ അല്ലെ കാര്യമായിട്ട് ഉണ്ടാവുക? ആഹ് അന്ന് അതൊക്കെ കാണാനല്ലേ പൂതി ആഹ് ഞാനും ഇതേമാതിരി തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തു അവിടത്തെ ബസിന്റെ cleaner ആയിരുന്നു എന്റെ വലിയ ഉപ്പ

ഓർ പിന്നെ ടൂറിക്ക് ബസിന്റെ അങ്ങനെ പോവുകയല്ലേയുള്ളു

അതിപ്പോ മറ്റെയിപ്പോ നമ്മൾ എൽ പി സ്കൂളിൽ ഒക്കെ ഗവർമെന്റ്

മറ്റേ ഇപ്പൊ ഗവർമെന്റ് സ്കൂൾ തന്നെ lkg, ukg ഒക്കെ അല്ലെ ആഹ് lkg ukg ഒക്കെ വരൽ അതുകഴിഞ്ഞിട്ടല്ലേ ഒന്നാം ക്ലാസ് ആഹ് ഇപ്പൊ

ആഹ് ഇപ്പോ പിന്നെ lkg ukg കഴിഞ്ഞിട്ടുള്ളൂ ഒന്നാം ക്ലാസ്സിലേക്ക് ഇരുത്തുക അതെന്തായാലും നന്നായി നല്ല കാര്യം തന്നെ കാരണം കുട്ടികൾക്ക് ഒന്നും കൂടി ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ ചേർക്കേണ്ടി വരുമല്ലേ?

എവിടെയാ പഠിക്കുന്നത് തന്നെയാ?

ആഹ് പത്തിലെത്തി അല്ല?

ഏയ് ഓൻ അത് വിഷയമുള്ള തന്നെയല്ലേ tuition എന്തെങ്കിലും പോകുന്നുണ്ടോ?

ആഹ് എനിക്കൊരു അനിയനുണ്ട് ഓനും പത്താം ക്ലാസ്സിൽ തന്നെ

ഓന്ക്ക് ഇങ്ങനെ പേടിയാവുന്നുണ്ട് ചെറുതായിട്ട് ഒരു പേടിയുണ്ട് കാരണം ഓന്ക് പേടിയില്ല നമ്മൾ എല്ലാരും ഇങ്ങനെ പറഞ്ഞത്കൊണ്ട് ഈ ആൾകാർ പറയൂലെ SSLC ആണോ ഒരു പേടി tuition ഒക്കെ പോവുന്നുണ്ട്

അക്ഷര എന്നുള്ള tuition center

ഇപ്പൊ കേൾക്കുന്നുണ്ടോ?

അവിടഅവിടെ പോണു കേൾക്കുന്നില്ലേ ഇപ്പൊ?

ആഹ് okay okay ശരി അപ്പൊ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് പോവൽ തുടങ്ങിയത്

ശനി, ഞായർ ലീവ് ആണ് അപ്പോ പറയുന്നുണ്ട് എനിക്കിപ്പോ തന്നെ മടുത്ത ഇപ്പ കളിക്കേണ്ട സമയമല്ലേ

ആഹ് ഇപ്പൊ മടുത്തു പോയിരുന്നോ? ഇല്ല ഇല്ല ഞാൻ ട്യൂഷൻ ഒന്നും പോയിട്ടില്ല. ആഹ് ഞാൻ പത്തു പോയി എനിക്ക് വലിയ interest ഒന്നുമുണ്ടായില്ല ചേർത്തു അപ്പൊ ഇങ്ങനെ പോയന്നല്ലേയുള്ളു ഭയങ്കര ഇടങ്ങേറായിരുന്നു. ആഹ് പിന്നെ അതേമാതിരി ചേർക്കാൻ ഒക്കെ കൊണ്ടേയിരിക്കുന്നു ഞാൻ പോയിട്ടില്ല. ഉം നിനക്ക് പത്താം ക്ലാസൊക്കെ എങ്ങനെയായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത് കുഴപ്പമില്ലാത്ത മാർക്ക് പത്താം ക്ലാസ്സിൽ കുഴപ്പമില്ല ഏകദേശം തട്ടീം മുട്ടീം പാസ്സായ രീതിക്ക്

പിന്നെ അന്നൊക്കെ പറഞ്ഞിരുന്നു turning point എന്നൊക്കെ പറഞ്ഞിരുന്നു.

പിന്നെ plus one ലേക്ക് എത്തിയപ്പോൾ plus one ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു.

ഒൻപതാം ക്ലാസ് ആയിരുന്നുട്ടോ കാരണം പത്താണ്‌ നല്ലോണം പഠിക്കണം നല്ല tough ആണ് SSLC ആണ്. ആൾക്കാരൊക്കെ റിസൾട്ട് ചോയ്ക്കും കാരണം ഞമ്മള് ഇപ്പൊ പത്തിന്റെ റിസൾട്ട് വന്നാൽ ആള്കാരെയൊക്കെ എത്ര മാർക്കുണ്ട് SSLC യുടെയാണ് ചോദിക്കുക വേറെയൊന്നിന്റെം ചോദിച്ചില്ലെങ്കിലും SSLC യുടെ മാർക്ക് ചോദിക്കും plus two ന്റെ അങ്ങനെ ചോദിക്കൂല പക്ഷെ പത്താം ക്ലാസ്സിന്റെ ആൾകാർ ഇപ്പോഴും ചോദിക്കും റോഡിലേക്ക് ഇറങ്ങിയാൽ എന്തായി മറ്റേ റിസൾട്ട് വന്നില്ലേ പാസ്സായോ ആഹ് അതെ അതെ കാരണം പത്താണ് എല്ലാരും ചോദിക്കുക plus one, plus two ആർക്കും വേണ്ട

ആഹ് പത്തു എല്ലാരും ചോദിക്കും SSLC ക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എല്ലാവരും പത്തായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും പത്തായിരുന്നു ഏറ്റവും കൂടുതൽ സുഖം കാരണം സി മാർക്ക് പിന്നെ ഈ അത്യാവശ്യം കുറച്ചൊക്കെ പാസ്സായി പോയിരുന്നു. പത്താം ക്ലാസ്സങ്ങനെ just പാസാകാൻ അഞ്ചു മാർക്ക് ഉണ്ടായേക്കിയാൽ പോരെ അതിപ്പോ ആർക്കും ഉണ്ടാക്കാൻ കഴിയുമല്ലോ അതെ അതെ കുഴപ്പമൊന്നുമുണ്ടായില്ല നല്ല അടിപൊളിയായിരുന്നു പത്താം ക്ലാസ് ഓഹ് സ്കൂളിലൊക്കെ friends

സ്കൂളിന്റെ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനുഭവങ്ങൾ കുറെ പറയാറില്ലേ സ്കൂളല്ലേ

അങ്ങനെ കാര്യമായിട്ടുള്ള എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓരോ പ്രശ്നത്തിൽ പോയിപെടുക പുറത്താക്കുക അങ്ങനെയൊക്കെത്തന്നെയായിരുന്നു, കാര്യമായിട്ടുളള വിഷയങ്ങൾ ഉണ്ടായതു ആദ്യം തന്നെ

സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതല്ലേ അപ്പോൾ അടിപിടിയൊക്കെ ഉണ്ടായിരിക്കണോ? ആഹ് അത് എന്നുവെച്ച ഒരുപാട് ഉണ്ടായിരിക്കുണു അടിപിടി വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരലും തന്നെയല്ലേ ആഹ് plus one ന്നു അങ്ങനെ അടിപിടി വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.

അത് ഈ പത്താം ക്ലാസ് ഒൻപതാം ക്ലാസ് ആ ടൈമിലോക്കെ ആയിരുന്നു കാര്യാമായിട്ട് ഉണ്ടായിരുന്നത്. തന്നെ പത്തു ഒൻപതു പിന്നെ മറ്റേ ഞങ്ങളുടെ നാട്ടുകാരും പിന്നെ മറ്റേ വേറെയൊരു നാട്ടുകാരുമുണ്ട്. ആഹ് അതിൽ പ്രശ്നം ഉണ്ടാവുകയല്ലാതെ ആഹ് അങ്ങനെയല്ലേ നിങ്ങൾ ഇപ്പൊ പോകാറില്ലേ

നിങ്ങൾ എന്താ അല്ല സിനിമ കണ്ടിട്ടൊന്നുമല്ല already സിനിമ പിന്നെ കാര്യമായിട്ട് അങ്ങനെ കാണൽ ഒന്നുമില്ല.

നാല് വര്ഷം ഇപ്പോൾ ആഹ് നാല് വർഷത്തിന്റെ അത് അങ്ങനെയെന്തെക്കെയോ വേറെ കാര്യാങ്ങളുണ്ട് അതിന്

പ്രായത്തിന്റെ age കണക്ക് ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം work ചെയ്യാൻ കഴിയും

പിന്നെ ഞമ്മള് കമ്പനിക്കാരൻ ഉണ്ടായിരുന്നു ഓൻ മറ്റേ നേവി കൊടുത്തു. തന്നെ exam ഒക്കെ എഴുതി പാസ്സായി

ഓന്റെ അതിൽ ചെറിയ ഒരു പ്രശ്നമുണ്ടായി ഓൻ ഇതേമാതിരി കൊടുത്തപ്പോൾ ഓന്റെയടുത്തു പറഞ്ഞു പെട്ടെന്ന് വിളിക്കില്ല കുറച്ചു ടൈം എടുക്കും ഒരു ആറു മാസത്തിന്റെ gap ഉണ്ടാവും അത് കഴിഞ്ഞിട്ടേ വിളിക്കുള്ളു

പക്ഷെ അതിന്റെയിടക്ക് ഇവന്റെ നമ്പർ എങ്ങനെയൊക്കെ leak ആയആയിരിക്കുന്നു

ആഹ് അങ്ങനെ വിളിച്ചു ഇങ്ങാട്ട് പൈസയൊക്കെ കെട്ടി അതുപോലെ തന്നെ കണ്ണൂരിലത്തേ രണ്ടു ചെക്കന്മാരുണ്ടായിരുന്നു നാല് ആൾക്കാരാണ് പൈസ കെട്ടിയതു ഒന്നര ലക്ഷം രൂപ്യ ആഹ് ഒന്നര ലക്ഷം വെച്ച് കെട്ടി.

അത് വെച്ച് തപ്പി ചെന്നപ്പോൾ ആൾ തിരൂരാണുള്ളത് അവിടെന്ന് ഭാര്യയുടെ വീട്ടിൽ പോയി ഭാര്യയുടെ വീട്ടിലെ അഡ്രെസ്സ് ആണ് തന്നിരുന്നത്. എന്നിട്ട് അവിടെ പോയി ആഹ് അയാളെ കിട്ടീല അയാൾ മറ്റേ അന്ന് പോയിക്കെയാണ് എന്ന് പറഞ്ഞു.

പിന്നെ അയൽവാസികൾ പറഞ്ഞു സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്ത മതി തിരൂർ

അപ്പൊ പോയപ്പോൾ അത് പോലീസുകാർ വെറുതെ പോയപ്പോൾ കൈകാട്ടി അയാൾ അടിച്ചു അപ്പൊ അതിന്റെ ഒരു ഫൈനും വന്നു. ആഹ് total അങ്ങനെ പണിയായല്ലേ?